നാടനാ അല്ലെങ്കിൽ പുറത്തുന്നു വാങ്ങിച്ചതോ പുറത്തുന്നു വാങ്ങിച്ചെ ഇപ്പോ ആരെങ്കിലും നാരങ്ങ അല്ലാണ്ട് ഇണ്ടാക്കോ അല്ല എന്നാലും വീട്ടില് കൃഷി ഒക്കെ ചെയ്തു ഉണ്ടാക്കി കൂടെ എന്നുള്ള രീതിലാണ് ഞാൻ ചോദിച്ചേ

കൃഷി മുളകൊക്കെ ഉണ്ട് ചീരാ മുളകുണ്ട് നല്ല എരിവുള്ള ചീരാ മുളക്

ആ ഞങ്ങള് നടാൻ പോവാ ഞങ്ങള് ഇവിടെ ഒരു കൃഷി ഒരു ഉണ്ടാക്കാൻ പോവാ മ്ഹ് കൃഷി ചെയ്യുന്നതാ ഒരു കണക്കിന് നല്ലത് പുറത്തൊക്കെ പോയി വാങ്ങുമ്പോ മരുന്ന് അടിച്ചതും

ആ ഇവിടെ പിന്നെ ജൈവ വളമായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പുറത്തുന്നു കൊണ്ടൊരുന്നത് മൊത്തം കീട നാശിനികള് അടിച്ചു ഇതാക്കുന്നതല്ലേ കൊണ്ടൊരുന്നതല്ലേ അപ്പോ അതിന്റേതായ കേടുപാടുകള് അതിനുണ്ടാകും

പക്ഷേ ഇപ്പോളൊന്നും ആർക്കും കൃഷി ചെയ്യാനൊന്നും ആർക്കും താല്പര്യമില്ല അതാണ് പ്രശ്നം ഹിമമ് കേരളത്തില് കൃഷിക്ക് സ്ഥാനമില്ല ആ കേരളത്തില് കുറവാ പലരും ചെയ്യുന്നെ ഒക്കെ പുറത്തുന്നു കൊണ്ടുവര ലാണല്ലോ തക്കാളി ആയാലും ഉള്ളി ആയാലും കിഴങ്ങായാലും ഒക്കെ അന്യ ജില്ലേന്ന് കൊണ്ടുവരുന്നതല്ലേ അല്ല അന്യ സംസ്ഥാനത്ത് നിന്നും കൊണ്ട് വരുന്നതല്ലേ അവരെന്നെ കൃഷി ചെയ്യുന്നുള്ളൂ കേരളത്തിലൊക്കെ കുറവാ വീട്ടിലൊക്കെ ചിലവര് നട്ടാ നട്ട് ഇല്ലേ ഇല്ല അത് തന്നെ

നേരല്ലേ അതന്നെ ഓരോരുത്തറക്ക് മടി സ്വയം ചെയ്യേമില്ല ബാക്കി ഉളോരെ കൊണ്ട് ചെയ്യിപ്പിക്കേമില്ലാ

അല്ലാ നമ്മക്ക് കൃഷി ചെയ്യണോന്നു ഉണ്ടെങ്കില് മ്മക്ക് സമയം ഇങ്ങനെ ഇണ്ടാകും മ്മള് ഇണ്ടാക്കിയ ഉണ്ടാകും മടിയാണ് കാരണം ആവശ്യമില്ല മ്മക്ക് വേറെ സംസ്ഥാനങ്ങളിന്നു ഇങ്ങനെ വരുമ്പോ ഞങ്ങളിങ്ങനെ കൃഷി ചെയ്തു ബുദ്ധിമുട്ടണോ അതാണ് ചിന്തിക്കാ ആ അതേ അവരങ്ങനാ ചിന്തിക്കാ പക്ഷേ എന്താ പറയാ അവര് അതിനെ കുറിച്ചുള്ള അതിലുണ്ടാകുന്നതിനെ ഐ മീൻ കേടുപ്പാടുകളെ കുറിച്ച് അവര് ചിന്തിക്കില്ല ഭവിഷ്യത്തുകളെ കുറിച്ച് അവര് ചിന്തിക്കില്ല ഇത് മരുന്ന് അടിച്ചു കൊണ്ട് വരുന്നതാണെന്നും അതുപോലെ എന്താ പറയാ ശരീരത്തിന് ഹാനികരമാണെന്നും അവര് ചിന്തിക്കുന്നില്ല

എല്ലാതും ഹാനികരമാണെന്ന് ഞാൻ പറയുന്നില്ല ച്ചാല് ചിലത് നമ്മള് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ചന്തയില് കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ചേലോര് ജീവിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ അതിനുള്ള തുച്ഛമായ വരുമാനെ മാത്രേ കിട്ടുന്നുള്ളൂ അല്ല പക്ഷേ ഒരു പാട് കീടനാശിനികള് ഇണ്ടു ഇപ്പോ തന്നെ ഈ കാബേജോക്കെ നല്ല രസമല്ലേ കാബേജ് ഉപ്പേരി

നല്ല നന്നായി പക്ഷേ അതാ മ്മക്ക് അങ്ങനെത്തേത് ഒന്നും ആക്കാനും പറ്റില്ല എന്നാ ഉണ്ടാക്കാനും മനസ്സ് വരൂല പക്ഷേ ഇപ്പോ ഇപ്പള് അന്യ സംസ്ഥാനത്തുള്ളവര് ചില സമയത്ത് കൃഷി തീരെ ചെയ്യൂല കാരണം തക്കാളി ക്കൊക്കെ വില കുറഞ്ഞാല് അവര് പിന്നെ കൃഷി ചെയ്യല് നിർത്തും കാരണം എന്താണ് വച്ചാ അവർക്കു പിന്നെ അത് കൊണ്ടുപോയി ചന്തയില് വിക്കുമ്പോ അതിന്റേതായ വില കിട്ടൂല അപ്പം അവരത് നിർത്തും

അവരുടെ അവസ്ഥയും അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അവരുടെ അവസ്ഥയും കഷ്ടാണു അവർക്കു എന്തോരം കഷ്ടാണു കാഷ് അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് കുറെ ഉണ്ടാക്കുമ്പോ അപ്പോ അതിനു വേണ്ട രീതിലുള്ള ഒരു ഇത് ഓർക്കു കിട്ടുന്നില്ല കുറച്ചു മാസങ്ങൾക്ക് മുന്നേ പത്രത്തില് വായിച്ചിന് ഒരുപാട് തക്കാളികള് അവര് നശിപ്പിച്ചളിഞ്ഞിന് . കാരണം ചന്തയില് കൊണ്ടോയി വിറ്റപ്പോ അവർക്ക് വില കിട്ടുന്നില്ല അപ്പോ അത് കൊണ്ട് പോയി നശിപ്പിക്കാനല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അവർക്ക്

അവരുടെ കുടുംബം പട്ടിണി ആയല്ലാണ്ടു വേറെ ഒന്നുമില്ല നമ്മളൊന്നു സഹകരിച്ചാൽ മതി നല്ലത് പോലെ നമുക്ക് മുന്നോട്ട് പോക ജീവിതം തന്നെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ട് പോക നല്ല ആരോഗ്യപരമായിട്ട് ഈ കൃഷിക്കാര് കൃഷിക്കാര് ന്നു പറയുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ ഓരെ കുറച്ചു ഒരു താഴ്ത്തി കാണിക്കുന്ന മാതിരി ആണല്ലോ താഴ്ന്ന ജാതി ക്കാരെ കാണുന്ന പോലെയാ മ്മള് താഴ്ന്ന കൃഷിക്കാര് ന്നൊക്കെ അതേ അതേ ഒരു താഴ്ന്ന

അവരുടെ കാര്യം നമ്മളെന്തിന് നോക്കുന്നു എന്നുള്ളോരു ചിന്താഗതിയാണ് പലരും കൃഷിക്കാരോട്. പല കൃഷിക്കാരു വരെ ആത്മഹത്യ ചെയ്തതല്ലേ ങ്ഹാ അങ്ങനെ കുറെ കേൾക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ . നമുക്ക് ചെയ്യാനും പറ്റില്ല എന്നാല് ചെയ്യുന്നവരെ നമ്മള് സപോർട്ട് ചെയ്യാ അതുമില്ല ഫുള്ള് കീട നാശിനി അടിച്ച ഭക്ഷണം നമ്മള് കഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു . അതാന്നിപ്പോഴത്തെ അവസ്ഥ സപോർട്ടും അതേ അതേ

അമ്മക്ക് വേണ്ടത് അമ്മള് ഉണ്ടാക്കി കഴിക്കണം അത് ശെരിയാ അപ്പോ നമുക്ക് ഒരുപാട് സൂക്കേടുകള് കുറയുകയും ഇല്ലാണ്ടാകുകയും ഒക്കെ ചെയ്യും നല്ല ആരോഗ്യവും കിട്ടും

ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല വരെയുമില്ല ഇപ്പോ ഈ ക്യാൻസർ എത്ര ഉണ്ട് അതിനു മേയിനായിട്ടുള്ള കാരണം ആ കീട നാശിനികളുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് അപ്പോ അതിനൊരു നല്ല കുറവുണ്ടാകുമായിരിക്കും പുറത്തു ഭക്ഷണം നല്ലോണം കഴിയ്ക്കാ എന്നിട്ട് രോഗം വരുത്തി വെയ്ക്കാ രോഗം മാറാനായിട്ട് ഇത് വരെ സമ്പാദിച്ച കാശ് അധികം ചിലവഴിക്കാ അത്രേയും സമയം മ്മള് അതേ സമയം കുറച്ചു നല്ല ആരോഗ്യപരമായ പച്ചക്കറി ഭക്ഷണങ്ങള് കഴിച്ച് എന്താ പറയാ ഭക്ഷണം ആസ്വതിച്ച് കഴിച്ച് അതൊരു വേറെ ഒരു രസം തന്നെയാണ്

അതേ അതിനു എന്താ പറയാ നമ്മള് അങ്ങനെ കീട നാശിനി അടിക്കാതെ കഴിക്കുമ്പോ അതിന്റേതായ ഒരു രസഒക്കെ അതിനു ഉണ്ടാകുകയും ചെയ്യും

നമ്മള് വീടിലുണ്ടാക്കിയ ഒരു സാധനം നമ്മള് കഴിക്കുമ്പോ അമ്മക്ക് ഭയങ്കര സന്തോഷവും ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആയിരിക്കും

നമ്മള് അത്രയും ഉണ്ടാക്കിയതിന്റെ ഒരു വിലയും അതുപോലെ അതിന്റെ ഒരു അതിന്റെ ഒരു ഒറിജിനല് ടേസ്റ്റ്